Hello നമസ്ക്കാരം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം Indian കരസേന.

പതിനൊന്നു ലക്ഷത്തിലേറെ സ്ഥിരം അംഗങ്ങളും പത്തു ലക്ഷത്തോളം reserve അംഗങ്ങളും ചേർന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ കരസേനയാണ് Indian കരസേന. ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും AD രണ്ടായിരത്തി പതിനെട്ടിൽ ചൈനയാണ് അതിർത്തി കാത്ത് രക്ഷിക്കുകയും രാജ്യത്തിൽ സമാധാന പരിപാലനത്തിനും സുരക്ഷക്കും വേണ്ടി പ്രവർത്തിക്കുകയും ഈ പ്രഭാത പ്രവർത്തനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും അടിയന്തര ഘട്ടങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയുമാണ് കരസേനയുടെ പ്രധാന ധർമ്മങ്ങൾ ഇതിന്റെ ചരിത്രം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി എട്ടിൽ English East India Company യുടെ കീഴിലുള്ള സേനകളുടെ commander in chief ആയി ചുമതലയേറ്റ major സ്ട്രിങ്ങർ ലോറൻസ് ആണ്. Indian Army യുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കരസേനാ മേധാവി General Sir റോബൊർട്ട് ലോക്‌ ഹർട് ആയിരുന്നു. cantonment കൾ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ റോബർട്ട് ക്ലൈവ് ആണ് ഇന്ത്യയിൽ ആദ്യമായി cantonment കൾ സ്ഥാപിച്ചത്. സൈനികരെ ഒരിടത്ത് സ്ഥിരമായി പഠിപ്പിച്ചു അവർക്ക് അച്ചടക്കവും സൈനിക ജീവിതാന്തരീക്ഷവും പ്രധാനം ചെയ്യുന്ന സൈനിക സ്ഥാപനങ്ങളാണ് cantonment കൾ ഇപ്പോൾ AD രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയിൽ അറുപത്തി രണ്ട് cantonment കളുണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ cantonment പഞ്ചാബിലെ ഭട്ടിണ്ട യിലാണ് കേരളത്തിലെ cantonment കണ്ണൂരിലാണ്. ഇന്ത്യ-പാക് വിഭജനത്തെ തുടർന്ന് നിലവിലുണ്ടായിരുന്ന സേനയെ രണ്ടായി വിഭജിച്ചു അതിൽ ഒരു വിഭാഗം പാകിസ്ഥാന് വിട്ട് കൊടുത്തു സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം കുറച്ചു കാലത്തേക്ക് കൂടി ഇന്ത്യൻ കരസേനയിൽ british കാർ തുടർന്നു പോന്നു എന്നാൽ കുറച്ചു മാസങ്ങൾക്കു ശേഷം british ഭടന്മാരെ തിരിച്ചയച്ചു. Indian കരസേനയുടെ തലവന്മാരായി

യഥാക്രമം തുടരുകയുണ്ടായി. ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പത് ജനുവരി പതിനഞ്ചിന് സർവ്വ സൈന്യാധിപനായി ഇന്ത്യക്കാരനായ GeneralKM കരിയപ്പയെ നിയമിക്കുകയും അങ്ങനെ indian കരസേന പരിപൂർണ്ണമായും ഭാരതീയമാവുകയും ചെയ്തു. ഇതിന്റെ ഓർമക്കായി എല്ലാ വർഷവും ജനുവരി പതിനഞ്ചു Indian കരസേനാ ദിനം ആയി ആചരിച്ചുവരുന്നു സ്വാതന്ത്രം ലഭിക്കുന്നതുവരെ വിവിധ നാട്ടു രാജ്യങ്ങൾ പുലർത്തി വന്നിരുന്ന സേനാഘടകങ്ങൾ പിന്നീട് Indian സൈന്യത്തിന്റെ ഭാഗമായിത്തീർന്നു മറ്റു ചില രാജ്യങ്ങളിലെ പോലെ നിർബന്ധ സൈനിക സേവനം ഇന്ത്യയിൽ നിലവിലില്ല. ഇതിന്റെ വിഭാഗങ്ങൾ എന്ന് പറയുന്നത് Indian

തരം തിരിച്ചിട്ടുണ്ട്. യുദ്ധ രംഗത്തുള്ള വിവിധ പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി കരസേനയെ പല ഘടകങ്ങളായി തരം തിരിച്ചു പ്രത്യേക പരിശീലനം നൽകി പോരുന്നു കൂടാതെ പൊതുവായ പരിശീലവും നൽകി വരുന്നു. regular

ഈ വിഭാഗത്തിൽ ഉണ്ടായിരിക്കും പീരങ്കിപ്പട Heavy Field Gun കൾ motor ഉകൾ missile കൾ വിമാന വേഗ തോക്കുകൾ rocket കൾ എന്നിവ ഉപയോഗിച്ചു ശത്രു നിരകളെയും ബങ്കറുകളെയും തകർക്കുക. bomb ആക്രമണത്തിനും ആകാശ യുദ്ധത്തിനുമായി എത്തുന്ന ശത്രു വിമാനങ്ങളെ വെടിവെച്ചു താ വീഴ്ത്തുക ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്ന കാലാൽ പടയ്ക്കും കവചിത സേനാ വിഭാഗത്തിനും ശത്രു നിരയിലേക്ക് cell ഉകൾ വർഷിച്ച സഹായങ്ങളും സുരക്ഷിതത്വവും നൽകുക. സർവോപരി ശത്രുക്കളുടെ മനോവീര്യം തകർക്കുന്നതിന് അവരുടെ സങ്കേതങ്ങളിലേക്ക് തുളച്ചു കയറി ശത്രു മുന്നണിയെ ചിന്നഭിന്നമാക്കുക തുടങ്ങിയ നിർണ്ണായക ജോലികളാണ് പീരങ്കിപ്പട നിർവഹിക്കേണ്ടത്. ശത്രു സങ്കേതങ്ങളും ശത്രുക്കൾ ഉപയോഗിക്കുന്ന motor ഉകളും bomb കൾ പീരങ്കികൾ മുതലായവ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ ആകാശം വായുംതോറും radar മുഖേനയും കണ്ടുപിടിക്കുന്നതിനുള്ള locating battery യും air observation post കളും പീരങ്കിപ്പടക്കു കീഴിൽ ഉണ്ടായിരിക്കും. artillary ക്കു കീഴിലുള്ള വിമാനങ്ങൾ പറത്തുന്നതും artillary officer മാർ തന്നെയാണ്. artillary യിൽ para chute ട്ടന്മാരും പ്രവർത്തിക്കുന്നുണ്ട്‌ ശത്രു സാങ്കേ തങ്ങൾക്ക് അടുത്തോ അവയ്ക്ക് പുറകിലോ യുദ്ധവിമാനങ്ങളിൽ ചെന്ന് parachute മായി ഇറങ്ങി യുദ്ധം ചെയ്യുന്നത് നുള്ള ഒരു പ്രത്യേക ഘടകമാണിത്. artillary വിഭാഗത്തെ field regiment light regiment medium regiment heavy motor regiment air

സാങ്കേതിക ജ്ഞാനവും ഈ വിഭാഗത്തിന് ഉണ്ടായിരിക്കണം ഇത്രയും പറഞ്ഞു കൊണ്ട് ഞാൻ ഇന്ന് എന്റെ ഈ വിഷയത്തെ അവസാനിപ്പിക്കുകയാണ്. നന്ദി നമസ്കാരം. Hello, നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് അന്തരീക്ഷ സ്ഥിതിയെ കുറിച്ചാണ്. താപനില, humidity, അന്തരീക്ഷമര്‍ദ്ദം, കാറ്റ്, മഴ അന്തരീക്ഷത്തിലെ ധൂളികകളുടെ അളവുകൾ തുടങ്ങിയ കാലാവസ്ഥാപരമായ പല ഘടകങ്ങൾക്കും ദീർഘനാൾ കൊണ്ട് നടത്തുന്ന നിരീക്ഷണത്തിൽ കാണുന്ന അവസ്ഥയെയാണ് അന്തരീക്ഷസ്ഥിതി എന്ന പ്രയോഗം കൊണ്ട് വിവക്ഷിക്കുന്നത്. കാലാവസ്ഥ ഇത്തരം ഘടകങ്ങളുടെ തൽസ്ഥിതിയെയോ, ഹ്രസ്വകാലമാറ്റത്തെയോ വിവക്ഷിക്കുവാൻ ആയി ഉപയോഗിക്കുന്ന പദമാണ് അന്തരീക്ഷസ്ഥിതി കാരണമാകുന്നത് അഞ്ച്‌ ഘടകങ്ങൾ അടങ്ങിയ ഒരു വ്യവസ്ഥയാണ്. അന്തരീക്ഷം hydrosphere, cryosphere കരഭൂമിയുടെ വിസ്തീർണം എന്നിവയാണ് ഈ ഘടകങ്ങൾ. ഭൂമധ്യ രേഖയിൽ നിന്നുള്ള ദൂരം, ഭൂപ്രകൃതി, സമുദ്ര നിരപ്പിൽ നിന്നുള്ള ഉയരം, അടുത്തുള്ള ജലാശയങ്ങൾ, ജലാശയങ്ങളിലെ ഒഴുക്ക് എന്നിവയെയാണ് ഈ പ്രദേശത്തിൻ്റെ climate നെ ബാധിക്കുന്ന ഘടകങ്ങൾ.

പ്രധാനമായി ഉപയോഗിക്കുന്നത് പിന്നെ നമ്മുടെ നാട്ടിലെ കാലാവസ്‌ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് ഇവിടെ മയയും, അതുപോലെ തന്നെ വേനലും ഒരുപോലെ ലഭിക്കുന്നുണ്ട്. ചില സാഹചര്യങ്ങളിൽ ഈ മയ കൂടുകയും ചില സാഹചര്യങ്ങളിൽ ഈ മയ കുറയുകയും ചെയ്യാറുണ്ട്. വേനൽ കാലവും നമുക്ക് ഇതുപോലെ തന്നെ ആണ് വന്നിട്ടുള്ളത്. വേനൽ മയ നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ ആ വർഷം വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടേണ്ടിവരും നമ്മൾ. കേരളത്തിൽ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിൻ്റെ പല നാട് പല ഭാഗങ്ങളിലും ചൂട് കൂടുതലാണ് ഈ സമയം.

അവസ്ഥ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ലഭ്യമാണ് മഞ്ഞുകാലം. December -january മാസങ്ങളിൽ നല്ല തണുപ്പ് അനുഭവപ്പെടാറുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ ഈ വേനൽ കാലം കൊണ്ട് ബുദ്ധിമുട്ടുന്നത് ഒരുപാട് ജീവജാലങ്ങളും, അതുപോലെതന്നെ മനുഷ്യൻ തന്നെയാണ്.

മാറ്റത്തെയാണ് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത്. ശരാശരി കാലാവസ്ഥ മാനസകങ്ങളിലെ വ്യതിയാനമോ, രൂക്ഷമായ സംഭവങ്ങൾ ഉണ്ടാക്കുന്ന തോതിലോ, മാറ്റമോ ഈ കൂട്ടത്തിൽ പെടുന്നു. കാലാവസ്ഥാ ശോഭങ്ങൾ കൂടുതലായോ, കുറവായോ ഉണ്ടാക്കുക സമുദ്രത്തിലെ പ്രതിഭാസങ്ങളിലെ മാറ്റങ്ങൾ പ്രക്രിയകൾ സൂര്യപ്രകാശത്തിന്‍റെ മാറ്റങ്ങൾ plate techtonic പ്രകൃതിയിലെ മനുഷ്യജന്യമായ മാറ്റങ്ങൾ എന്നിവ ഇതിന് കാരണമായേക്കാം.

ഭൂമിയിലെ ഭൂതകാല കാലാവസ്ഥ വ്യതിയാനങ്ങളെ പറ്റി മനുഷ്യർ കൂടുതൽ വിവരങ്ങൾ നേടി കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന്, climate summitt രണ്ടായിരത്തി പതിനൊന്ന് london from the before each business for the environment അടുത്തത് open directive projectic അങ്ങനെ ഒരുപാട് കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഇതിൽ പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ മഴയുടെ അളവ് കുറയുന്നത് കൊണ്ടാണ് നമുക്ക് വെള്ളത്തിന് ക്ഷാമം ഉണ്ടാകുന്നത്. വെള്ളം നമ്മുടെ ജീവന്‍റെ നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ കേരളത്തിന്‍റെ കാലാവസ്ഥ

മാറ്റം വരുത്താൻ കാരണമാകുന്നുണ്ട്.

ഏറെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. ജന്തുക്കളുടെ നാശങ്ങൾക്കും, ഈയൊരു കാലാവസ്ഥ കൊണ്ട് മാറ്റം സംഭവിക്കുന്നുണ്ട്. അവയുടെ മരണങ്ങൾ വരെ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ അടുത്തുള്ള പ്രദേശങ്ങളിൽ വേനൽ ചൂടുകൊണ്ട് ഒരുപാട് മലകൾ കത്തി നശിക്കുകയും, അതുപോലെതന്നെ അതിലെ ജന്തുജാലങ്ങൾ നാട്ടിൻപുറത്തേക്ക് ഇറങ്ങി വരികയും ചെയ്യുമ്പോൾ നമ്മുടെ നാടിന്‍റെ നല്ല സമ്പത്തായ വൃക്ഷങ്ങളെല്ലാം കത്തി നശിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ? ഈ ഒരു നിലയിൽ മുന്നോട്ടു പോവുകയാണെങ്കിൽ നമ്മുടെ കാടുകൾ നമ്മളിൽ നിന്ന് അന്യം നിന്ന് പോകുമെന്ന് എല്ലാവർക്കും അറിയാം. തീർച്ചയായും നമ്മൾ ഇതെല്ലാം പരിപാലിക്കാൻ ഉത്തരവാദികളാണ്. നമ്മുടെ കാടുകളിലുള്ള വന്യജീവികളെ നമ്മൾ തന്നെയാണ് സംരക്ഷിക്കേണ്ടത് അതിന് നമ്മൾ അന്തരീക്ഷത്തിൽ പുക പടലങ്ങൾ plastic ഉകൾ കത്തിയതിനു ശേഷം അതിൽനിന്ന് ഉണ്ടാകുന്ന carbon dioxid ഇന്‍റെ ദൂഷ്യഫലം കൊണ്ട് ozone പാളിക്ക് വന്ന

എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണല്ലോ ഇത്. തീർച്ചയായും കാലാവസ്ഥയിൽ ഇങ്ങനെയുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ നാടിനു തന്നെയാണ് ഇത് ആപത്താകുന്നത്. തീർച്ചയായും നമ്മളെല്ലാവരും നമ്മുടെ കാലാവസ്ഥയെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിനെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈയൊരു വിവരണം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇവിടെ നിർത്തുന്നു നന്ദി, നമസ്കാരം.